എന്തോ നോട്ടീസുകൾ അപ്പുറത്ത് കണ്ണാടിയിൽ ഒട്ടിച്ചിരിക്കുന്നു അതിൽ പലരും വലിച്ച് കീറിയ നിലയിലാണ്.

ഒരു ബുള്ളറ്റ് ബൈക്ക് ഏഹ് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്.

ഒരുപാട് കുട്ടികൾ ബേക്ക് ഇൽ ഏഹ് ഡാൻസ് കാണാൻ നിൽപ്പുണ്ട്.

പഴയ ഒരു ഇടിഞ്ഞു പൊടിഞ്ഞ കെട്ടിടമാണ് ഈ കാണാൻ കഴിയുന്നത്.

പൊളിഞ്ഞു കിടക്കുകയാണ് രണ്ട് നിലയിൽ ആയിട്ടുണ്ടായിരുന്നതാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.

രണ്ടുപേർ ആ ഈ പടത്തിൽ കാണാം ഒരാൾ അങ്ങോട്ട് നോക്കി നിക്കുകയാണ് വേ--

വേറൊരാൾ ഫോട്ടോ എടുക്കുന്ന ക്യാമറയിലോട്ടാണ് നോക്കുന്നത് അയാളടുക്ക് മുടി കുറവാണ്.

അത് രണ്ടെൺ ഒരെണ്ണത്തിൽ ഇലകൾ പൊഴിഞ്ഞു പോയിരിക്കുകയാണ്.

ഒരു ബസിൻ്റെ മുമ്പിലായി ഒരാൾ നിൽക്കുന്ന പടമാണിത്.

വെളിയിലായിട്ട് രണ്ട് ബൈക്കുകളും രണ്ട് സൈക്കിളുകളും പാർക്ക് ചെയ്തു വെച്ചിരിക്കുന്നു.

ഒരു പയ്യൻ മുടി വെട്ടി കഴിഞ്ഞതിന് ശേഷം എടുത്തിരിക്കുന്ന ഫോട്ടോ ആണ്.

മുഖം വ്യക്തമല്ല ഉം അയാളുടെ തലയിൽ കുട്ടികളിൽ വരകൾ ഇട്ടിരിക്കുകയാണ്.

സന്ധ്യാ സമയത്ത് എടുത്തയൊരു പടമാണിത് അസ്തമയ സൂര്യനെയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്.

അതിൻ്റെ മതിലിലായി പരസ്യം പതി പതിക്കരുത് എന്ന് എഴുതിവെച്ചിട്ടുണ്ട്.

ഒരു നോ പാർക്കിംഗ് ബോർഡ് സൈഡ് ഇൽ മുകളിലായിട്ട് ഒട്ടിച്ചിരിക്കുകയാണ്.

ഒരു പലചരക്കു കടയുടെ അകത്തു നിക്കുന്ന ഒരാളെ ആണ് ഈ പിക്ചർ ഇൽ കാണാൻ കഴിയുന്നത്.

എഹ് വിക്കാനായിട്ടാണ് ഇതെല്ലാം ഇട്ടിരിക്കുന്നത് ഒരു കൊക്കക്കോളയുടെ ഒര് കൂളർ സൈഡിലിരിക്കുന്നത് കാണാം.

ഇത് ഒരു ക്ലോക്ക് ടവർ ആണ് നമുക്ക് ഈ പടത്തിൽ കാണാൻ കഴിയുന്നത്.

ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ നടക്കുന്ന എന്തോ ഒരു പരിപാടിയാണിത്.

ഒരു പാറ കൊണ്ടുള്ള ഗുഹയുടെ മുമ്പിലായി നിൽക്കുന്ന ഒരാളെയാണ് കാണാൻ കഴിയുന്നത്.

ഒരു ഏതൊരു സ്ഥലത്ത് നിൽക്കുന്ന ഒരുകൂട്ടം ആളുകളെ ഇതിൽ കാണാം ആരുടെയും മുഖം അങ്ങനെ വ്യക്തമല്ല.

ഒരു സ്ത്രീ അന്യയായി നിൽക്കുന്നത് നമുക്ക് കാണാം ഇപ്പറത്തു വേറൊരു സ്ത്രീയും ചുമന്ന ഉടുപ്പുവിട്ട് നിൽപ്പുണ്ട്.

ഒരുപാട് ഉന്തു വണ്ടി കച്ചവടക്കാരെ ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്.

അവരെല്ലാം പല ഫ്രൂട്ട്സുകൾ വിൽക്കുകയാണ് ഒരു വലിയ വൃക്ഷത്തെ നമുക്കിതിൽ കാണാം.

സെൽഫി എടുക്കുന്ന ആൾ ഒര് ചുമപ്പും വെള്ളയും ചേർന്ന ടി ഷർട്ടാണ് ധരിച്ചിരിക്കുന്നത്.

ഒരു ആക്ടിവ സ്കൂട്ടറും ഒരു ബൈക്കും കാണാം.

പെയിന്റോ അടിക്കാത്തതും പൂശിയിട്ടില്ലാത്തതുമായ ഒരു ബിൽഡിംഗും നമുക്കിതിൽ കാണാൻ കഴിയുന്നുണ്ട്.

ബി_ഡി വേൾഡ് സ്കൂളിലെ ഒരു പെർഫോമൻസ് ആണ് ഈ കാണുന്നത് കുട്ടികൾ നടത്തുന്ന ഒരു പെർഫോമൻസ് ആണ്.

ഒരു കുട്ടി അവിടെ വന്ന് എന്തോ സാധനം മേടിച്ച് കൊണ്ട് പോകുകയാണ് അത് ആ കുട്ടിയുടെ കൈയ്യിലുണ്ട്.

ഇത് ഒരു എ ബോട്ട് ജെട്ടിയിലാണ് ഇത് പാർക്ക് ചെയ്തിട്ടേക്കുന്നത്.

അതിൽ ഒരു ടേബിൾ ഇന്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഇരിപ്പുണ്ട്.